ഏഹ് താങ്കൾ തിരക്കിലാണോ

ആഹ് അയ്യോ ഞാൻ ഒരു നീണ്ട യാത്രയിലായിരുന്നു ആഹാ എവിടെയാ പോയെ ഞാൻ അഹ് മേഘാലയിൽ ഒന്ന് വരെ പോയി മേഘാലയിലെ ആഹ് ലോകത്തിലെ ഏറ്റവും നനഞ്ഞ സ്ഥലം എന്ന് അറിയപ്പെടുന്നത് മേഘാലയ ആണെന്ന് നിങ്ങക്ക് അറിയാമോ

ഏറ്റവും നനവേറിയ സ്ഥലം എന്നാണ് പറയുന്നത് മേഘാലയെ പറ്റി

ഞാ ഞാൻ പോയ സമയത്ത് വളരേ മഴയായിരുന്നു അവിടുത്തെ കാരോ കാസോ കരോ കാസി മല നിരകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഭയങ്കര ഏഹ് ലോകപ്രശസ്തമാണ്

അതിനെകുറിച്ച് അതിനെകുറിച്ച് അറിയാമോ

കാരോ കാസി വെള്ളച്ചാട്ടത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലലോ

ഈ ഈ യാത്രയിൽ ഞാൻ കണ്ടെതെന്താണ് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം താഴേക്ക് പതിക്കുന്നതിന് പകരം അഹ് വായു ആ വെള്ളത്തിനെ ആകാശത്തിലേക്കു കൊണ്ടുപോകുന്ന ഒരു ഒരു ഏഹ് തരം ആഹ് പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്

എങ്ങിനെ പോയത് കൂട്ടുകാർ ഉണ്ടായിരുന്നോ അതോ തനിച്ച് പോയതാണോ ഓഹ് ഇത് ഞാൻ എൻ്റെ ഒരു ആഹ് അടുത്ത ആഹ് സഹപാഠിയുമായി പോയതാണ് ആഹാ ഇച്ചിരി ഒത്തിരി ചെലവുകൾ വന്നോ അതോ പെട്ടന്ന് പോയി വരാൻ സാധിച്ചോ

അവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങിനെയാ കേരളവുമായി സാമ്യംആണോ അതോ വളരേ വ്യത്യസ്ത വളരേ ഏഹ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് മേഘാലയ പച്ചപ്പ് ആഹ് മഞ്ഞും ഉണ്ടായിരിക്കും മഞ്ഞ് ഉണ്ടോ? മഞ്ഞൊക്കെ ഉണ്ട് താങ്കൾ ആഹ് യാത്ര ചെയ്യാറില്ല താങ്കൾ ഏഹ് നമ്മുട ഏഹ് കേരളത്തിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ടോ ആഹ് ഞാൻ ഇവിട ഏകേരളത്തിലെ മലനിരകൾ എല്ലാം കയറാൻ പോയിട്ടുണ്ട് താങ്കൾ ആഹ് താങ്കൾക്ക് എത്തരത്തിലുള്ള യാത്രയാണ് ഇഷ്ട്ടം കാല്നടയായുള്ള യാത്രയാണോ അതോ ഇരുചക്ര വാഹനത്തിൽ ഉള്ള യാത്രയാണോ അതോ നാലുചക്ര വാഹനത്തിൽ ഉള്ള യാത്രയാണോ അതോ പൊതുഗതാഗതം ഉപയോഗിച്ച് അഹ് ഉള്ള യാത്രയാണോ എത്തരത്തിലുള്ള യാത്രയാണ് താങ്കൾക്ക് ഇഷ്ട്ടം എനിക്ക് ഇരു ചക്ര വാഹനത്തിൽ ഉള്ള യാത്രയാണ് ഇഷ്ട്ടം പക്ഷെ ഒത്തിരി ദൂരം ഇരുചക്ര വാഹനത്തിൽ പോകുന്നത് എനിക്ക് അത്ര ഇഷ്ട്ടം അല്ല പക്ഷെ കാൽ നട ആയിട്ട് എനിക്ക് വല്യ വല്യ മലനിരകൾ എല്ലാം കയറുവാനും പ്രകൃതി ആസ്വദിക്കാനും ഒക്കെ ആണ് ഇഷ്ട്ടം അതെലെ ഞാനും ആഹ് കാൽനട ആയി കൊറേ യാത്ര പോകാറുണ്ട് ഏഹ് യാത്രാന്ന് പറയുമ്പോ നമ്മളധികം ദൂരത്തൊന്നും പോകണ്ട ആവിശ്യം ഇല്ല നമ്മളെ നാട് തന്നെ നമ്മളൊന്ന് നടന്നു കണ്ട് കഴിഞ്ഞാൽ അതൊരു യാത്രയായിട്ട് ഒക്കെ കാണകാക്കാം അല്ലെ ആഹ് തീർച്ചയായും തീർച്ചയായും ഇവിടെ തന്നെ ഒത്തിരി വൈവിധ്യ മായിട്ടുള്ള കാഴ്ചകളും എല്ലാം ഉണ്ടല്ലോ ആഹ് അതെ ആഹ് താങ്കൾ ഏഹ് താങ്കളുടെ ഒരു അനുഭവം എനിക്കുമായി പങ്കു വെക്കാമോ യാത്ര ചെയ്തതിൽ ഉണ്ടായ യാത്ര ചെയ്ത അനുഭവം എന്ന് ചോദിച്ചാൽ ഈ ഇടെ ഞാൻ വയനാടിലെ ബാനാസുര മലനിരകളിൽ പോയിട്ടുണ്ടായിരുന്നു

കേരളത്തിലെ തന്നെ അത്യാവശ്യം ഉയരമുള്ള മലനിരകളിൽ ഒന്നാണ് ഈ ബാനാസുര മലനിരകൾ അവിടെ ഒരു അണക്കെട്ട് ഉണ്ട് ബാനാസുര അണക്കെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു

അപ്പൊ നമ്മളീ മലനിരകൾ കയറുമ്പോൾ നമുക്ക് ഈ അണക്കെട്ട് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നല്ല കാറ്റും അവിടെ മൂന്ന് മലനിരകളാ ആണ് ഉണ്ടായിരുന്നത് കാറ്റും മലേം പിന്നെ താൻ താങ്കൾ അങ്ങോട്ട് എങ്ങിനെയാണ് യാത്ര ചെയ്തത് ഏത് മാർഗത്തിലാണ്

ഒത്തിരി അതീഹ്യങ്ങളും മറ്റും നിറഞ്ഞിട്ടുള്ളൊരു മലനിരകളാണത് അവിടത്തെ സായിപ്പൻ മല എന്ന് പറയുന്നത് അവിടെ സായിപ്പിൻ്റെ ഒരു പ്രതിമയുണ്ട് പ്രതുമാ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വെറും ശിലകൾ ആണ് പക്ഷെ അവിടെ പറയുന്നതെന്താന്നുവെച്ചാൽ സായിപ്പ് അവിടെ നിന്ന് ആ കാട്ടിൽ നിന്ന് മരത്തടികൾ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിനു വേണ്ടി അവിടെ ഒരു ഒരു വഴിയുണ്ടാക്കി അങ്ങിനെ ആ മലനിരകളിൽ അവിടുത്തെ നിവാസികൾ ഈ സായിപ്പിനെ ശപിക്കുകയും സായിപ്പ് അങ്ങിനെ ഒരു ശിലയായി മാറി എന്നാണ് പറയുന്നത് അവിടെ അതെ ഏഹ് തനിക് താങ്കൾക്ക് ആഹ് ഞാൻ യാത്രയെ മനസിലാകുന്നത് അഹ് മനസിനേം മനസ്സിനെ തണുപ്പിക്കാനും അതുപോലെ അറിവുകൾ നേടാനും വേണ്ടിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് അത് ഇപ്പോഴും ആഹ് മനുഷ്യന് നല്ലത് ചെയ്യുന്നൊരു കാര്യമാണ് യാത്ര എന്നാണ് ഞാൻ കണക്കാക്കുന്നത് താങ്കളുടെ അഭിപ്രായം അത് തന്നെയാണോ ആഹ് തീർച്ചയായും ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുവാനും

കൊറച്ച് സമാധാനവും സന്തോഷവും നേടി എടുക്കുവാൻ വേണ്ടി ആണ് നമ്മൾ തീർച്ചയായും യാത്ര ചെയ്യുന്നത്